ഭരണ പ്രദേശമാണ് ലഡാക്ക് ലേ കാർഗിൽ എന്നീ രണ്ടു ജില്ലകളിൽ ഉൾകൊള്ളുന്ന പ്രദേശമാണ് ലഡാക്ക് വടക്ക് വടക്ക് കൂൾലൂൺ മല നിരകൾക്ക് തെക്ക് ഹിമാലയ പർവ്വതങ്ങൾക്കും ഇടയിലായി സ്ഥിതിചെയ്യുന്ന പ്രദേശമാണ് indo arian tibet വംശജരാണ് ഇവിടുത്തെ നിവാസികൾ ഇന്ത്യയിലെ പുതുതായി രൂപിക്കപ്പെട്ട രൂ രൂപീകരിച്ച കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക് രണ്ടിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് അഞ്ചു വരെ ഇന്ത്യയിൽ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 താജ്മഹൽ എന്ന വാക്കാൽ ഉദ്ദേശിക്കാവുന്ന ഒന്നിലധികം കാര്യങ്ങളുണ്ട് അവയെ കുറിച്ചാണ് താജ്മഹൽ എന്ന താൾ കാണുക ആയിരത്തിത്തൊള്ളായിരത്തി എമ്പത്തി മൂന്നിൽ ലോകത്തിലെ പൈതൃക സ്ഥലങ്ങളുടെ UNESCO യുടെ പട്ടികയിൽ തജുമഹൽനെ പെടുത്തി വെണ്ണക്കല്ലിൽ പണിത സൗ സൗദമാണ് ഏറ്റവും പ്രധാനമെങ്കിലും ഇതിന് ഇതിനോടനുബന്ധിച്ച് മറ്റ് കെട്ടിടങ്ങളും ചേർന്ന് ഒരു സമു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 പതിനായിരക്കണക്കിന് തൊഴിലാളികൾ ചേരുന്ന ഇതിന്റെ നിർമാണം പൂർത്തിയാക്കിയത് ഉസ്താത് അഹമ്മദ് ലാഹോറിയാണ് ഇതിന്റെ പ്രധാന ശില്പി കാലത്തിന്റെ കവിളിൽ വീണ കണ്ണുനീർ തുള്ളി എന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ താജ്മഹൽനെ വിശേഷിപ്പിക്കുന്നത് താജ്മഹൽ വർഷം തോറൂം രണ്ടു മുതൽ നാലു ലഷ ദശലക്ഷം ആളുകൾ സന്ദർശിക്കുന്ന ഇതായിട്ടാണ് കണക്ക് ഇതിൽ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 പുകവമിപ്പിക്കുന്ന മലിനീകരണ വാഹനങ്ങൾക്ക് താജ്മഹലിന്റെ അടുത്ത് പ്രവേശനം ഇല്ല സന്ദർശകർ നടന്ന് എത്തുകയോ cycle rickshaw മുതലായ പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമല്ലാത്ത വാഹനങ്ങൾ ഉപയോഗിച്ചോ എത്തണം തജുമഹൽന്റെ തെക്കു ഭാഗത്തുള്ള പട്ടണം താജ് ക്രഞ്ജ് എന്നറിയപ്പെടുന്നു മുംതാസ് square എന്നും പറയപ്പെടുന്നു മുകൾ കാലഘട്ടത്തിൽ ഒരു ചന്തയായി പണി തീർത്ത ഇവിടം ഇന്നും അങ്ങനെ തന്നെ സ്ഥിതി ചെയ്യുന്നു ലോകത്തിലെ ഏഴു മഹാത്ഭുതങ്ങളുടെ പട്ടികയിൽ താജ്മഹൽ സ്ഥാനം നേടിയിട്ടുണ്ട് ഈ ഇടെ പ്രഖ്യാപിച്ച പുതിയ ഏഴ് മഹാത്ഭുതങ്ങളിലും താജ്മഹൽ സ്ഥാനം നേടിയിട്ടുണ്ട് സന്ദർശന സമയം രാവിലെ ആറു മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയാണ് വെള്ളിയാഴ്ചകൾ മുസ്ലിം പ്രാർത്ഥന സമയത്ത് അടച്ചിടാറുണ്ട് ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ രണ്ടു മണിവരെ പൗർണ്ണമി നാളുകളിലും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 റംസാൻ മാസങ്ങളിൽ രാത്രി സന്ദർശനമുണ്ടായിരിക്കുന്നതല്ല സുരക്ഷാ കാരണങ്ങളാൽ താജ്മഹലിനകത്തേക്ക് വെള്ളം ചെറിയ camera കൾ mobile phone കൾ ചെറിയ purse കൾ എന്നിവ മാത്രമേ കടത്തി വിടുകയുള്ളൂ പതിനെഴാം നൂറ്റാണ്ടിൽ ചുവരുകളുടെ നഗരം എന്നറിയപ്പെടുന്ന പെട്ടിരുന്ന അറിയ എന്നറിയപ്പെട്ടിരുന്ന പഴയ ഡൽഹി മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാജഹാൻ രാജാവ് പണി കഴിപ്പിച്ച വിസ്തൃതമായ ഒരു കോട്ടയാണ് ചുവപ്പ്‌ കോട്ട അഥവാ ചെങ്കോട്ട ഷാജഹാൻ ഇതിന് കില ഇ മുഅല്ല എന്നാണ് പേരിട്ടിരുന്നത് രണ്ട് kilometre ചുറ്റളവിൽ ഈ കോട്ട സ്ഥിതി ചെയ്യുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ മുഗൾ ഭരണാധികാരികൾ വസിച്ചിരുന്നതും ഈ കോട്ടയിൽ തന്നെയായിരുന്നു ആയിരത്തിഎണ്ണൂറ്റി അമ്പത്തിയേഴിൽ അന്നത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർശാ സഫർക കൾനിന്ന് british ഭാതസർക്കാർ ചുവപ്പ്‌ കോട്ട പിടിച്ചടക്കുകയും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 ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ഛ് ഏർ ഇരുപത്തി മൂന്ന് അറുപത്തെട്ട്‍ ശതമാനം വർധി വർധന കാണിക്കുന്നു മലയോരങ്ങളും കടലോരങ്ങളും വനസ്ഥലങ്ങ ഏർ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 ഇവിടങ്ങളിലേക്ക് പ്രവഹി പ്രവഹിക്കുന്നു മൂന്നാർ നെല്യാമ്പതി പൊൻമുടി തുടങ്ങിയ മമ മലയോര കേന്ദ്രങ്ങളും ഫോർട്ട് കൊച്ചി കോവളം വർക്കല ചെറിയ beach കൾ പെരിയാർ ഇരവികുളം വന്യജീവി കേന്ദ്രങ്ങളും കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലെ കായൽ മേഖലയും house boat കളും തൃശ്ശൂർ ജില്ലയിലെ ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങളും വാസ്കോഡഗാമ കപ്പലെറങ്ങിയ കോഴിക്കോട്ടെ കാപ്പാട് beach ഉം വിനോദ സഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രങ്ങളാണ്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

പ്രശസ്ത ആയുർവേദ ചികിത്സാ കേന്ദ്രമാണ് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ആര്യ വൈദ്യശാല കേരളത്തിലെ എറണാകുളം ജില്ലയിലുള്ള കൊച്ചി നഗരത്തിന്റെ പടിഞ്ഞാറു ഭാഗമാണ് വിനോദ സഞ്ചാര കേന്ദ്രമായ ഫോർട്ട്കൊച്ചി എറണാകുളം നഗരത്തിന്റെ നഗര കേന്ദ്രത്തിൽ നിന്നും road മാർഗം പന്ത്രണ്ട് kilometre അകലെയാണിത് ഒരു kilometre മാത്രമാണ് ജല അഹ് ജലമാർഗ ദൂരം ഫോർട്ട്കൊ ച്ചിയുടെ വസ്തുകാല പാരമ്പര്യവും ശ്രദ്ധയോടെ ഇന്നും പരിപാലിച്ചിരിക്കുന്നു പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്തിന് വിലക്ക് ഏർപ്പെടുത്തി കൊണ്ടുള്ള തദ്ദേശീക നിയമം നിലവിലുണ്ട്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 ഇവയിൽ ഉൾപ്പെടുന്നു ഇതോടു കൂടി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു Hello നമസ്‍കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യ ദിനം അതായത് ഇന്ത്യക്ക് കിട്ടിയതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതിന്റെ ഓർമദിനത്തിനെ കുറിച്ച് ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്.

ഈ ദിവസം രാജ്യത്ത് ദേശീയ അവധിയാണ്. രാജ്യത്തുടനീളം അന്നേ ദിവസം ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നു. അന്നേ ദിവസം ന്യൂ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് രാജ്യത്തെ അഭിസംബോധനം ചെയ്യുകയും ചെയ്യുന്നു.

പ്രധാനമന്ത്രി നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള യാത്രയിൽ അന്തരിച്ചവർക്ക് ആദരാഞ്ജലികളും അന്നേ ദിവസം പ്രധാനമന്ത്രി അർപ്പിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ ദിന പരിപാടികൾ ഔദ്യോഗികമായി പ്രേക്ഷണം ചെയ്യുന്നത് ദൂരദർശനമാണ്. സാധാരണായി ഉസ്താദ് ബിസ്മില്ലാഹ് ഖാൻറെ ഷെഹനായി സംഗീതത്തിൽ നിന്നാണ് തത്സമയ പരിപാടികൾ ആരംഭിക്കുന്നത്. പതാക ഉയർത്തൽ ചടങ്ങുകൾ parade കൾ സാംസ്കാരിക പരിപാടികൾ തുടങ്ങി ഇന്ത്യയിലുടനീളം സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ ദില്ലിയിലെ ചെങ്കോട്ടയിൽ ഉയർത്തിയ ദേശീയ പതാക സ്വാതന്ത്ര്യ ദിനത്താൽ ഉയർത്തിയ പതാകകൾ ഒരു സാധാരണ കാഴ്ചയായി നമ്മൾ കാണപ്പെടുന്നു. ഇതിന്റെ ഇതര നാമവും ആദരിക്കുന്നത് ഇന്ത്യയിൽ വെച്ചാണ്. തരം ദേശീയ തരമായി നമ്മൾ ആദരിക്കുന്നു. പ്രാധാന്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ അനുസ്മരിപ്പിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രാധാന്യം.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

ഇതിൽ First time വന്നത് ആയിരത്തിത്തൊള്ളായിരത്തി നാലപ്പത്തിയേഴ് August പതിനഞ്ചിനാണ് നമ്മുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആദ്യ വർഷമായിട്ട് കണക്കാക്കുന്നത്. ചരിത്രം എന്തെന്നുവച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. പതിനേഴാം നൂറ്റാണ്ടു മുതൽ European വ്യാപാരികൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കാലുകുത്താൻ തുടങ്ങി. പതിനെട്ടാം നൂറ്റാണ്ടോടെ British East India Company സൈനിക ശക്തിയിലൂടെ പ്രാദേശിക രാജ്യങ്ങളെ കീഴടക്കി പ്രബല ശക്തിയായി മാറി. ആയിരത്തിഎണ്ണൂറ്റി അമ്പത്തിയേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യ Government Act ആയിരത്തിഎണ്ണൂറ്റി അയിമ്പത്തെട്ട്‍ അനുസരിച്ച് british രാജ ഭരണ കൂടം ഇന്ത്യയുടെ മേൽ നേരിട്ടുള്ള നിയന്ത്രണം ഏറ്റെടുത്തു. ആയിരത്തിഎണ്ണൂറ്റിഎമ്പത്തിയഞ്ചിൽ രൂപവത്കരിച്ച Indian National Congress Party ഇന്ത്യയിലുടനീളം വളർന്നു വന്നു.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 ഇന്ത്യയിലെ മൂന്ന് ദേശീയ അവധി ദിനങ്ങളിൽ ഒന്നായ സ്വാതന്ത്ര്യ ദിനം മറ്റ് രണ്ട് ദേശീയ അവധി ദിനങ്ങൾ അതായത് january ഇരുപത്തിആറിന് Republic ദിനവും October രണ്ടിന് മഹാത്മ ഗാന്ധിയുടെ ജന്മദിനവുമായി നമ്മൾ ആചരിക്കുന്നു.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 August പതിനഞ്ചിന് ദില്ലിയിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ഇന്ത്യൻ പതാക ഉയർത്തുന്നു. ബഹുമാനാർത്ഥം ഇരുപത്തിയൊന്ന് തവണ ഇരുപത്തിയൊന്ന്, ഇരുപത്തിയൊന്ന് തവണ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 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാക്കൾക്ക് അദ്ദേഹം ആദരാഞ്ജലി, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പിന്നീട് ഇന്ത്യൻ ദേശീയ ഗാനം അതായത് ജനഗണമന ചൊല്ലി ആലപിച്ചു. പ്രസംഗത്തെ തുടർന്നാണ് ഇന്ത്യൻ സായുധ സൈനികരുടെ അർദ്ധ സൈനിക വിഭാഗങ്ങളുടെയും parade കൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിന്റെയും ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സാംസ്കാരിക പ~പരമ്പരകളുടെയും രംഗങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്യും. സമാനമായ സംഭവങ്ങൾ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ നടക്കുകയും ചെയ്യും. വ്യക്തികൾ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ദേശീയ പതാക ഉയർത്തുന്നു. തുടർന്ന് parade കൾ പരിപാടികൾ നടത്തുകയും ചെയ്യുന്നുണ്ട് അന്നേ ദിവസം.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 രാജ്യത്തോടുള്ള കൂർ പ്രതികൂലിക്കുന്നതിന് വേണ്ടി വ്യത്യസ്ത വലിപ്പത്തിലുള്ള ദേശീയ പതാകകൾ ധാരാളമായി ഉപയോഗിക്കുന്നു. പൗരന്മാർ അവരുടെ വസ്ത്രങ്ങൾ Wrist band കള്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 ത്രിവർണത്തിന്റെ പകർപ്പുകൾ കൊണ്ട് അലങ്കരിക്കുന്നു. ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പ്രവാസികൾ പ്രത്യേകിച്ചും ഇന്ത്യൻ കുടിയേറ്റക്കാർ കൂടുതലുള്ള പ്രദേശങ്ങളിൽ സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കുകയും ചെയ്യുന്നു. ന്യൂയോർക്ക് മറ്റു U. S നഗര നഗരങ്ങൾ പോലുള്ള ചില സ്ഥലങ്ങളിൽ August പതിനഞ്ച് പ്രവാസികളും പ്രാദേശിക ജനങ്ങളിലും ഇന്ത്യാ ദിനമായി ആചരിക്കുകയും ചെയ്യുന്നു. സംസ്കാരത്തിൽ അതായത് ഇന്ത്യൻ സംസ്കാരത്തിൽ നമ്മൾ സ്വാതന്ത്ര്യ ദിനത്തിലും Republic ദിനത്തിലും പ്രാദേശിക ഭാഷകളിൽ പതാക ഉയർത്തൽ ചടങ്ങുകൾക്കൊപ്പം ദേശസ്നേഹ ഗാനങ്ങൾ television radio channel കൾ സംപ്രേഷണം ചെയ്യുന്നു. ദേശസ്നേഹ cinema കൾ സംപ്രേക്ഷണം ചെയ്യുന്നുണ്ട്. shop കൾ പലപ്പോഴും സ്വാതന്ത്ര്യ ദിന promotion കൾ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യൻ തപാൽ August പതിനഞ്ചിന് സ്വാതന്ത്ര്യ സമര നേതാക്കളെയും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 കലാസൃഷ്ടികൾക്കും പ്രചോദനമായി Internet ൽ രണ്ടായിരത്തിയിരു രണ്ടായിരത്തിമൂന്നു മുതൽ Google Indian Home page ൽ പ്രത്യേകം, പ്രത്യേക doodle ഉപയോഗിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്നു. സുരക്ഷാ ഭീഷണികൾ അതായത് അന്നത്തെ ദിവസം നമുക്ക് ഇന്ത്യയിൽ ഒരുപാട് സുരക്ഷാ ഭീഷണികൾ വരുന്നുണ്ട്.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 ആയിരത്തിത്തൊള്ളായിരത്തി അമ്പതുകളിൽ ഈ പ്രദേശങ്ങളിലെ വിഘടവാദ പ്രതിഷേധം ശക്തമായി United Liberation Of Front Of Assam National National Democratic Front Of

ജമ്മു കാശ്മീരിൽ കലാപം വർദ്ധിച്ചതോടെ വിഘട വിഘടനവാദി പ്രതിഷേധക്കാർ സ്വാതന്ത്ര്യ ദിനം ആചരിക്കും. കറുത്ത പതാകകളുടെ ഉപയോഗം പതാക കത്തിക്കൽ എന്നിവ ഉപയോഗിച്ച് സ്വാതന്ത്ര്യ ദിനം ബഹിഷ്ക്കരിക്കുകയും ചെയ്തു. തീവ്രവാദി Group കളായ ലഷ്കർ ഈ തൈബ, ഹിസ്‌ബുൾ മുജാഹിദീൻ ജയിഷ് ഈ മുഹമ്മദ് എന്നിവർ ഭീഷണി മുഴക്കുകയും സ്വാതന്ത്ര്യ ദിനത്തിൽ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. സ്വാതന്ത്ര്യ ദിന ആഘോഷം ബഹിഷ്കരിക്കണമെന്ന് വിമത maoist സംഘടനകളും വാദിച്ചു.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

അങ്ങനെ അതുപോലെ ഇന്ത്യയുടെ ചരിത്രമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുവന്നത്. ഇതുപോലത്തെ ആക്രമണങ്ങളും ഒരുപാട് നമ്മൾക്ക് നട വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്കാരത്തിൽ സ്വാതന്ത്ര്യ ദിനത്തിലും republic ദിനത്തിലും പ്രാദേശിക ഭാഷകളിൽ പതാക ഉയർത്തൽ ചടങ്ങുകൾക്കൊപ്പം ദേശസ്നേഹ ഗാനങ്ങൾ അതായത് ജനഗണമന അതിനായക ജയഹേ എന്ന television എന്ന ഗാനങ്ങൾ television അതുപോലെ radio channel കളിൽ സംപ്രേഷണം ചെയ്യാറുണ്ട്. എന്നാൽ ദേശസ്നേഹ cinema കൾ പോലത്തെ cinema കൾ സംപ്രേഷണം അന്നത്തെ ദിവസം സംപ്രേഷണം ചെയ്യലമുണ്ട്. shop കൾ അതായത് shop കൾ പലപ്പോഴും സ്വാതന്ത്ര്യ ദിന promotion കൾ വാഗ്ദാനം ചെയ്യാറുമുണ്ട്. അതുപോലെ തന്നെ അ ഇന്ത്യൻ തപാൽ August പതിനഞ്ചിന്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 ബന്ധപ്പെട്ട വിഷയങ്ങളെയും ചിത്രീകരിക്കുന്ന, ചിത്രീകരിക്കുന്ന സ്മാരക stamp കൾ അതായത് നമ്മുടെ stamp പോലത്തെ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യാറുണ്ട്. സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അതിന്റെ വിഭജനവും സാഹിത്യത്തിനും മറ്റു കലാ സൃഷ്ടികൾക്കും പ്രചോദനമായി. Internet ൽ രണ്ടായിരത്തിമൂന്ന് മുതൽ രണ്ടായിരത്തിമൂന്ന് മുതൽ Google indian home page ൽ പ്രത്യേക Doodle നമ്മൾ ഉപയോഗിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ, സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ അന്നത്തെ ദിവസത്തിൽ ചെയ്തുപോന്നുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി ആയിരത്തിത്തൊള്ളായിരത്തി നാല്പത്തിയേഴ് മുതൽ നമ്മൾ ചെയ്തുകൊണ്ട് പോന്നിരിക്കുന്നത്. ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാൻ എന്റെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആ subject ഇവിടെ നിർത്തുന്നു. നന്ദി നമസ്കാരം. hello, നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ മൗലിക അവകാശങ്ങളെ കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്ത് പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വകു~വകുപ്പുകളിലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിപ്പി ക്കുന്നത്. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് USA യിൽ നിന്നാണ്. ഇന്ത്യയുടെ Magna Carta ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര തരത്തിലുള്ള മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്? ഏഴ് തരത്തിലുള്ള മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്.

മൗലിക അവവകാശമായി സ്വ സ്വത്തവകാശം ഇപ്പോൾ മൗലിക അവകാശമല്ല. അടുത്തതായി സംസാരിക്കുന്നത് republic നെ കുറിച്ചാണ്. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന വ്യക്തി ഭരണ തലനാ തലവനായുള്ള രാജ്യത്തെ republic എന്ന് അറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും പഴയെ republic ണ് സാൻ മാരിയോ ലോകത്തിലെ ഏറ്റവും ചെറിയ republic ണ് നൗറോ. ഇന്ത്യ republic യത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് january ഇരുപത്താറിനാണ്. republic എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഫ്രാൻ‌സിൽ നിന്നാണ്. ഇന്ത്യ ഒരു republic ണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ആമുഖം. ഗ്രാമീണ republic കളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാ‌ൻഡ്. രാജാവിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ ഏക രാഷ്ട്രം മലേഷ്യയാണ്. republic എന്ന കൃതിയുടെ രചതി രചതിയാവാണ് പ്ലാറ്റോ. അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സർദാർ പട്ടേലിനെ കുറിച്ചാണ്. രണ്ടായിരത്തി പതിനാലിൽ മുതൽ സർദാർ വല്ലഭായി പട്ടേലിൻ്റെ ജനന ജന്മദിനമായി october മുപ്പത്തൊന്ന് രാഷ്ട്രീയ ഏകാധിപ ഏകാ ഏകാത ദിനമായി ആഘോഷിക്കുന്നു. ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് october മുപ്പത്തൊന്നിന് ഗുജറാത്തിലെ നാദിയാടിൽ ജനിച്ചു. ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ A ഗോദയിലെ അമിത നികുതി പരിവിന് തിരെ നടന്ന സമരത്തിൽ മുഖ്യ പങ്ക് വഹിച്ചു. ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലെ ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി സർദാർ വല്ലഭായി പട്ടേൽ. ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ കറാച്ചി congress സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. ഭരണഘടന നിയമസഭയിൽ മൗലിക അവകാശങ്ങളും ന്യൂനപക്ഷങ്ങളും എന്ന committiee യുടെ chairman ണ് സർദാർ വല്ലഭായി പട്ടേൽ. ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിലെ

സ്വതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യ മന്ത്രിസ് മന്ത്രി സഭയിൽ ഉപപ്രധാനമന്ത്രിയായി അധികാരമേറ്റു. ഇദ്ദേഹത്തിന്റെ കാലത്തെ പ്രധാന സൈനിക നടപടി ആയിരുന്നു operation polo ഇന്ത്യൻ bismarck ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു. എനിക്ക് ഒരു culture റെ അറിയൂ അത് agriculture ആണ് എന്ന് പറഞ്ഞത് സർദാർ വല്ലഭായി പട്ടേലാണ്. വല്ലഭായി പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകിയത് ഗാന്ധിജിയാണ്. ആയിരത്തി തൊള്ളായിരത്തി അമ്പത് december പതിനഞ്ചിന് സർദാർ പട്ടേൽ അന്തരിച്ചു. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒന്നിൽ മരണാനന്തര ബഹുമതി ബഹുമതിയും ഭാരതരത്നയും നൽകി രാഷ്ട്രം ഇദ്ദേഹത്തെ ആദരിച്ചു. നിർമത നദികൾ കരയിൽ നിർമാണത്തിലിരിക്കുന്ന സർദാർ പട്ടേലിന്റെ നൂറ്റിഎൺപത്തി രണ്ട് അടി meter ഉയരമുള്ള പൂർണകായ പ്രതിമ statue of unity എന്നറിയപ്പെടുന്നു. മൗലിക അവകാശങ്ങളുടെ ശില്പിയാണ് സർദാർ വല്ലഭായി പട്ടേൽ. അഖിലേന്ത്യ service ന്റെ പിതാവാണ് സർദാർ വല്ലഭായി പട്ടേൽ. indian civil service ന്റെ പിതാവ് കോൾവാലിസ് പ്രഭുവാണ്. തൊട്ടുകൂടായിമ്മ അയിത്തം എന്നിവ നിരോധിക്കുന്നത് പതിനേഴാം അനുഛേദത്തിലാണ്. തൊട്ടുകൂടായിമ്മ അയിത്തം എന്നിവ നിരോധിക്കു നിരോധിക്കുന്ന വകുപ്പാണ് പതിനേഴാം മഹാത്മാ ഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യം വിളിച്ച് കൊണ്ട് pass ക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പാണ് അനുഛേദം പതിനേഴ്. അടുത്തതായിട്ട് കുട്ടികളുടെ അവകാശത്തെ കുറിച്ച് . parliament pass ക്കിയ വിദ്യഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് april ഒന്ന്. Commision for protection of child right act pass ക്കിയത് രണ്ടായിരത്തി അഞ്ചിലാണ്. National commission for pro protection of child rights നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴ് march അഞ്ചിനാണ്. പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണത്തിന് സംരക്ഷണത്തിന് വേണ്ടിയുള്ള സ്ഥാപനമാണ് NCPCR. NCPCR ൻ്റെ പ്രഥമ അധ്യക്ഷനാണ് ഷാദ സിൻഹ. act pass ക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിലാണ് child labour act pass ക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറിൽ ആണ്. പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ലൈംഗികമായ ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കു സംരക്ഷിക്കുന്നതിനായി protection of children's from sexual offense act parliament pass ക്കിയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ്. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതിയാണ് നാല്പത്തിനാലാം ഭേദഗതി. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായ്.

ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിബാധിക്കുന്നത്? ഉം ഉം ഉം ഭരണഘടനയുടെ നാലാം ഭാഗത്താണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടന വകുപ്പാണ് അനുഛേദം പതിനാല് മതം, വർഗം, ജാതി, ലിങ്കം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാ അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുഛേദം പതിനഞ്ച്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നല്കുന്ന ഭരണഘടനാ വകുപ്പാണ് പതിനഞ്ചാം വകുപ്പ്. സർ സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ഉറപ്പു നല്കുന്ന ഭരണഘടന വകുപ്പാണ്. അനുഛേദം പതിനാറ്. അയിത്താചാരണമായി ബന്ധപ്പെട്ട് കുറ്റങ്ങൾ ശിക്ഷ നൽകുന്നത് ഏത് നിയമമനുസരിച്ചാണ്? civil അവകാശണ സംരക്ഷണ നിയമമനുസരിച്ചാണ്. മൗലിക അവകാശങ്ങൾ സമത്വത്തിനുള്ള അവകാശം പതിനാല് മുതൽ പതിനെട്ട് വരെ പ്രതിപാദിക്കുന്നു. ഇത്രയും സംസാരിച്ച് കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനി അവസാനിപ്പിക്കുന്നു. നമസ്‍കാരം. Hello Hello എവിടാണ് തൃശൂര് വന്നിരിക്ക ITFOK ല് പങ്കെടുക്കാൻ ആഹ് ആഹ് ആഹ് ശെരിയാണല്ലോ ശെരിയാണല്ലോ ഞാൻ ഓ അഹ് പുറത്തൊള്ള Photo ഒക്കെ കണ്ടപ്പോ കരുതി

അഹ് ഇയാളെ കണ്ട് ഇതേക്കുറിച്ച് പറയാനെന്നാഗ്രഹിച്ചതാ ഏതായാലും ഇന്ന് വിളിച്ചത് നന്നായി ആഹ് എന്താ പറ്റിയെ അത്രക്ക് എന്തായി നിങ്ങള് Film festival ന് ഒക്കെ പോകുന്നയല്ലേ ന് നാടകങ്ങനെ ഇല്ല ഞാൻ നാടകം ഇതാദ്യയിട്ടാണ് നാടകത്തിൻറെ ഒരു ല് പോയത് അപ്പൊ

ങ്കരായിട് അതായത് ഇനി അടുത്ത തവണ ITFOK വരുമ്പോൾ ആഹ് പങ്കെടുക്കണം കാണാൻ പോണം എന്നുള്ള രീതിലുള്ളൊരു ആഹ് സംഗതിയിലാണ് ഞാൻ നിക്കുന്നത്

എനിക്ക് പക്ഷെ എന്നെ സംബന്ധിച്ച് അഹ് ഒന്ന് കാഴ്ചെടെ അനുഭവം വളരെ വ്യത്യസായിരുന്നു അതായത് Screen ല് കാണുന്നതും നമ്മൾ നേരിട്ട് കാണുക എന്നുള്ളതിൻറെ വ്യത്യാസം ശരിയാണ് ആഹ് അതുപോലെതന്നെയാണ് ഈ നാടകങ്ങ അത്രയും അത്രയും മികച്ച നാടകങ്ങളു ആയിരുന്നു ഞാൻ കൊറേയധികം International നാടകങ്ങൾ കണ്ടായിരുന്നു ഈയൊരു ITFOK ല് അപ്പൊ എല്ലാം ഒന്നിലൊന്ന് മികച്ചത് എന്ന് പറയാവുന്ന രീതിയിലുള്ള നാടകങ്ങളായിരുന്നു ഞാൻ പക്ഷെ ഓർത്തത് നിങ്ങടെ മുൻപ് അഹ് എന്നോട് വിപിനാണെന്ന് തോന്നുന്നു സംസാരിച്ചെ നാടകങ്ങളെ കുറിച്ചോ കുറിച്ച് പറഞ്ഞത് വിപിനാണോ ബി ഭീമൻ ആഹ് ഖസാക്കിൻറെ ഇതിഹാസത്തിനെ കുറിച്ച് വല്ലോം പറഞ്ഞിരിക്കാനുള്ള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

മൊത്തത്തിൽ ഒര് സിനിമാ കാണുന്ന രീതിക്ക് നമ്മക്കൊരു നാടകം കാണാം എന്ന് മലയാളത്തില് ഞാനാദ്യം കണ്ട നാടകം അഹ് അതിതായിരുന്നു ഖസാക്കിൻറെ ഇതിഹാസം ഇതാ നോവലിൻറെ ഏതാണ്ട് ആ ഓ

Okay എനിക്ക് ഖസാക്കിൻറെ ഇതിഹാസം കാണാംണെന്ന്ണ്ടായിരുന്നു പക്ഷെ കാണാൻ പറ്റിയില്ല അപ്പൊ ആഹ് ഇത് എങ്ങനെയായിരുന്നു ഇവിടെ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നോ അവിടെ നാട്ടിൽ തിരുവനന്തപുരത്തായിരുന്നോ

ആ സമയത്തിൻറെ Volunteer ആയിട്ട് Work ചെയ്യാൻ പോയിരുന്നു അങ്ങനെ ജോലിയുടെ ഭാഗവായിട്ട്

ഉത്സവപ്പറമ്പിലൊക്കെ കാണുന്ന രീതിക്കുള്ളൊരു നാടകങ്ങള് മാത്രേ നമ്മള് കണ്ടിട്ടുള്ളു ഇല്ലെങ്കി അത് Television വരുമ്പോ അല്ലെങ്കി School നാടകോത്സവത്തിന് വരുമ്പോ മാത്രേ കണ്ടിട്ടുള്ളു School നാടകോത്സവങ്ങളിൽ എനിക്ക് തോന്നിന്ന് ഇപ്പൊരുപാട് പുതിയ വ്യത്യാസം വന്നിട്ടുണ്ട് ഒരുപാട് പുതിയ പരീക്ഷണങ്ങള് വളരെ നന്നായിട്ട് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു പക്ഷെ നമ്മളത് ഇപ്പൊ കൂടുതല് സിനിമയെ ശ്രെദ്ധിക്കുന്നവരായതുകൊണ്ട് എന്തെങ്കിലൊരു രീതിക്കുള്ളതായിട്ട് നമ്മളായിട്ട് വിചാരിക്കാതെ നമുക്കിത് കാണാൻ പറ്റുന്നൊരു സാഹചര്യമല്ല നിങ്ങളിപ്പങ്ങാനൊരു തീരുമാനെടുത്തകൊണ്ട് അതെ ഇത് ITFOK ആണ് എനിക്ക് ഈയടുത്തകാലത്ത് ഇണ്ടായതിൽ ഏറ്റോം നല്ലൊരു അനുഭവായിരുന്നു ITFOK അതില് കൊറേ ഒക്കെ അതായത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ എനിക്കിപ്പഴും ഒരു ഓർമയുള്ളതൊരു തമിഴ് നാടകവാണ് ആഹ് ഇടക്കിനി കഥയ കഥയാരവം അങ്ങനെയരുന്നു തോന്നുന്നു അതിൻറെ പേര് അത് ഒരു രക്ഷയില്ലാതൊരു നാടകം എനിക്ക് ഭയങ്കര ഇഷ്ട്ടായി മണൽ മകുതി Theaters ന്നോ അങ്ങനെ എന്തോ ആണ് അതിൻറെ ആ Theater ൻറെ പേര് അപ്പൊ അവരുടെ ഇതവസാനദിവ അവസാനദിവസല്ല ഇന്നല്ല ഇന്നലെയായിരുന്നു അത് ഒരു രക്ഷയില്ലാത്ത നാടകവായിരുന്നു ഭയങ്കരയിട്ട് നമ്മള് നമ്മടൊരു Heart അലിയും അത് മറ്റേ ഹൃദയം അഹ് മനസ്സൊക്കെ Connect ചെയ്യുന്ന ഒരു സാധനൊണ്ടല്ലോ ഒരു മനുഷ്യനെന്ന രീതിയിൽ

എല്ലാമൊര് Presentation ആയിരുന്നു ഒര് Performance ആയിരുന്നു ഭയങ്കര ഒരു കൂട്ടായ്മയുടെ Performance ഞാൻ എനിക്കവരെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം ന്ന് തന്നെ താല്പര്യമുണ്ട് അതത്രയും മികച്ചതായിരുന്നു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 കേട്ടിട്ട് ഖസാക്കിനെ പോലെതോന്നിന്ന് എ ആ എത്ര ഇണ്ടായിരുന്നു അതിൻറെ Duration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 Performance നടത്തുന്നത് അപ്പൊ ആ പ്രകടനം അത് മൊത്തം മണ്ണിലാണ് ചെയ്യുന്നത് ആ അഹ് അങ്ങനെയൊരു തരത്തിലുള്ളൊരു Stage ആയിരുന്നു വളരെ കുറച്ചാളുകൾക്ക് മാത്രം Capacity ഉള്ളൊരു Stage ആണ് അപ്പൊ അതിന് തൊടക്കത്തിലധികം

കാരണം അവരുപയോഗിക്കുന്ന അഹ് ഇതെല്ലം പറയാൻ അവരുപയോഗിക്കുന്നത് മറ്റേ ഈ ബോംബുകള്‍ ആ അതിലൂടെ കുട് കുട്ടികളൊക്കെ ഇണ്ട് നാടകത്തില് വളരെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ അവര് ആരീതിയിലൊരു ഓ അതായത് ഒറ്റക്ക് നിന്നാരും പറയില്ല കഥ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് എ പറയേണ്ടതാണ് എന്തെങ്കിലൊക്കെ Convey ചെയ്യണമെങ്കില് എന്തെങ്കിലുമൊക്കെ പ്രേക്ഷകരോട് സമ്മതിക്കണമെങ്കില് ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്യുക ആ ഒരാൾ ന്നഒരാളായിട്ട് ന്നിട്ട് എന്നിട്ട് Nominate ചെയ്യുക പ്രധാനിയാവുക ഇങ്ങനെയുള്ളൊരുകാര്യങ്ങൾ ആ നാടകത്തിലില്ല ഒരുമിച്ചുള്ളൊരു കഥപറച്ചിലും ഒരുമിച്ചുള്ളൊരു പ്രകടനവും ഭയങ്കരമായിരുന്നു ഭയങ്കരം ഒരു രക്ഷയില്ലാത്ത അത്രയും മികച്ചത് അതാണ് ആ ഇതിൻറെയൊക്കെ ഒരു പ്രത്യേകതാന്ന് തോന്നുന്നു ഇങ്ങനെയുള്ളൊരു വേദികളിലാണ് നമ്മക്കിത് കാണാനുള്ളൊരു അവസരം കിട്ടുന്നുള്ളുന്നുള്ളതാണ് ഇതിലെ സങ്കടം പലപ്പോഴും നമക്കല്ലാതെ അഹ് അങ്ങനെ അവസരം കിട്ടാറില്ല പിന്നെയും ചിലപ്പോ അങ്ങനെ ഇങ്ങനെഒക്കെ ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെയാണെങ്കിൽ പിന്നേം അങ്ങനെ ഇങ്ങനെ ഒക്കെ ന്തെങ്കിലും വരുവാരിക്കും അല്ലാതെ നമ്മക്കങ്ങനെ ഇപ്പൊ കാണാനുള്ള അവസരം കിട്ടാറില്ല

എന്താ പറയാ നാടകം എന്നുള്ളത് ഇത്രമാത്രം ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നായി മാറുംന്നുള്ളത് കാരണം എന്നെ സംബന്ധിച്ച് നിങ്ങൾ മുന്നേ പറഞ്ഞപോലെ പണ്ടത്തെ നാടകങ്ങൾ ഉത്സവപ്പറമ്പിലെ നാടകങ്ങൾ ഇനി അതെന്താണെങ്കിൽ ഒരു വിപ്ലവം അതിൻറെ Based ആയിട്ടുള്ള ഇപ്പൊ നമ്മള് Research ൽ ഇന്നതൊക്കെ കിട്ടുമ്പോൾ കുറച്ച് മനുഷ്യരോട് സംസാരിച്ചതിൻറെ രീതിയില് ചെലരൊക്കെ ഇതിനെക്കുറിച്ച് Research ചെയ്യുന്നുണ്ട് അതായത് പണ്ടത്തെ നാടക ഗാനങ്ങൾ എന്തൊക്കെ രീതിയിലുള്ള ആ ആഹ് പ്രതിഫലനമാണ് സമൂഹത്തിലേക്ക് നൽകിയത് എ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ആഹ് Research ചെയ്ത മനുഷ്യരും അങ്ങനെയൊക്കെ സംസാരിച്ചുണ്ടെങ്കിലും ഒരു നാടകം കാണുന്നതിൻറെ വല്ലാത്ത അനുഭവം ഉണ്ടല്ലോ ഒന്നല്ല ഞാനൊരു അഞ്ചെട്ട് മേലെ അതിനുമേലെ നാടകം കണ്ടുന്ന് തോന്നുന്നു ITFOK ല് എന്നിട്ട് പുറത്തുന്നുള്ള നാടകങ്ങളെങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഒരുപാടായി പുറത്തുന്നുള്ള പുതിയ

വളരെ വളരെ വ്യത്യസുള്ളതാണ് അതായത് പുതിയ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 തുകൊണ്ട് എനിക്ക് ഭയങ്കരയിട്ട് ഇഷ്ടപ്പെട്ടത് ലതനൻറെയായിരുന്നു ലതനൻറെ അവരോരു ഒരു Family ആണ് ഒരു കുടുംബത്തിലെ ആളുകളാണ് ആ ലതനൻറെ നാടകം അവതരിപ്പിച്ചത് അപ്പൊ ആ കുടുംബത്തിലുണ്ടായൊരു ഇത് പോലെ ലതനൻ ചെറിയാ Issue ഉണ്ടല്ലോ ആ പ്രശ്നത്തിൽ ഒരാൾ Miss ആയതും ആഹ് അയാൾക്കുവേണ്ടിയുള്ള തേടുന്നതും ആ കാത്തിരിപ്പും അങ്ങനെയല്ല അയിൻറെയൊരു വല്ലാത്തൊരു ആഹ്